ങാ .. എവിടെയാണ്? ഞാൻ ഇപ്പോൾ വീട്ടിലാണ്. അവിടെ എന്താണ്, വലിയ ബഹളം ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ ഇപ്പോൾ എൻ്റെ കലാലയത്തിൽ നില്ക്കാ. ഇവിടെ ഈ തിരഞ്ഞെടുപ്പൊക്കെ സംബന്ധിച്ചു അതിൻ്റെ പ്രചാരണ പരിപാടികളൊക്കെ നടന്നു കൊണ്ടിരിക്കുകയാണ്.

ഏയ്‌... അതെ അതെ അതെ. എല്ലാവരും അടിയൊന്നും തുടങ്ങിയിട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടിയും അടിയും ഒന്നും തുടങ്ങിയിട്ടില്ല. അതൊക്കെ മിക്കവാറും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ നടക്കാറുള്ളൂ ങാ.. ഒരു പൗരനെന്ന നിലയിൽ എല്ലാവര്ക്കും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അവർ പൗരന്മാരാണ് അവർക്ക്‌ അവകാശങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം അവരുടെ ഉള്ളിൽ ജനിപ്പിക്കാനും ഈ തിരഞ്ഞെടുപ്പിനു സാധിക്കും. അതെ.. അതെ.. പൗരന്മാർക്കു തന്നെ തീരുമാനിക്കാം . ങ്ങീ .. എന്നുവച്ചാല് അവർക്കു തന്നെ വല്യൊരു എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഈ ഒരു കാര്യത്തില്. അതായത് ആര് ഞങ്ങളെ ഭരിക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള ശക്തി അവരില് എന്താണ് നമ്മള് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലെ ആൾക്കാരെ ഇഷ്ടമല്ല എങ്കിപ്പോലും അതുപോലും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ആണ് ഈ തിരഞ്ഞെടുപ്പു വഴി എല്ലാവര്ക്കും കിട്ടുന്നത്. തിരഞ്ഞെടുപ്പില് രസകരമായിട്ടുള്ള ഒരു കാര്യം കാണാൻ പറ്റും. സ്ഥാനാർത്ഥികളെല്ലാപേരും അവര് മത്സരിക്കുന്ന ഒരു ഉന്നതമായിട്ടുള്ള രാജ്യത്തിന്‍റെ തന്നെ ഉന്നതമായിട്ടുള്ള ഒരു പദവിയിലേക്കായിരിക്കും ഇവർ മത്സരിക്കുന്നത്.

അതൊക്കെ ഒരു ഓർമപ്പെടുത്തലാണ് അതൊക്കെയെടുത്ത്. നമ്മുടെ അടുത്ത് കൈ കൂപ്പി നിന്നിട്ട് ജനങ്ങളോട് കൈകൂപ്പിനിന്ന് അവരെ ദയയിലും കാരുണ്യത്തിലുമാണ് ഇവർ ജയിച്ചു വന്നത്. അല്ലെങ്കിൽ അവരാണ് ഇവർക്ക് ഒരു അവസരം കൊടുത്തത് എന്നുള്ള ഒരു ബോധ്യം ഇവരിലത് ജനിപ്പിക്കേണ്ടതാണ്. അത് കഴിഞ്ഞാലും അങ്ങനെതന്നെയാണ് അവര് പ്രവർത്തിക്കേണ്ടത്. എന്നുപറഞ്ഞാൽ ജനങ്ങളോട് സൗമ്യമായിട്ടും സഹതാപത്തോടെയും. പിന്നെ അവരാണ് ഇവരെ ജയിപ്പിച്ചത് എന്നുള്ള ഒരു ചിന്ത മനസ്സിന്റെ യുള്ളിൽ കുറിച്ചിട്ടുകൊണ്ടായിരിക്കണം ഇത് തുടങ്ങേണ്ടത്. അതെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞായാലും ചെയ്തു കൊടുക്കുക. പിന്നെ അവരോട് ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്തു കാണിച്ചിരുന്ന അതേ സ്നേഹവും അതേ കരുതലും അതിന് ശേഷവും കാണിക്കുക എന്നുള്ളതാണ് വേറെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യം.

അതെന്നു പറഞ്ഞാല്‍ ഈ വർഷം അവർക്ക് മര്യാദക്ക് പെരുമാറാൻ സാധിച്ചില്ലെങ്കിൽ അവരെ നമ്മൾക്ക് എടുത്തു കളയാനായിട്ടുള്ള ഒരു ശക്തി നമ്മുടേല് ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മ പ്പെടുത്തലും കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥികള് ചിന്തിക്കേണ്ടത്. അതെയതെ. പിന്നെ ഇപ്പൊ രാജ്യങ്ങളുടെ ഒരു ഗുണം എന്നുപറഞ്ഞാൽ പോലും ആർക്കുവേണമെങ്കിലും ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ കാര്യമാണെങ്കില് പതിനെട്ടു വയസ്സിനു മുകളിലുള്ളത് ആർക്കു വേണമെങ്കിലും ഈ രാഷ്ട്രീയത്തില് ഒരു പങ്കാളി ആകാൻ പറ്റും ഈ തിരഞ്ഞെടുപ്പിലൂടെ.

ആ പിന്നെ ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു വല്യൊരു ഗുണമെന്നുപറയുന്നത് എന്താണെന്നുവച്ചാല് പുതിയ പുതിയ സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തു നമുക്കത് എപ്പോഴായാലും ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അത് നമുക്ക് ഉന്നയിച്ചു അതിൻ്റെ ഒരു എന്താണ് പരിഹാരം കണ്ടെത്താനും വല്യൊരു എന്താണ് ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നുപറയുന്നത്

അതുതന്നെയാണ് ജനാധിപത്യം. അതില്ലാതെ ഈ ജനാധിപത്യം തീർച്ചയായിട്ടും ഒരു പ്രവർത്തനരഹിതമായിരിക്കുന്നൊരു സംഭവമായിട്ട് മാറുകയും ചെയ്യും. പല രാജ്യങ്ങളിലും ഇപ്പൊ നമ്മൾ ചൈനയുടെയൊക്കെ കാര്യം എടുത്തുവച്ചാൽ അവിടെ ഒരു പൗരന് പൗരൻ എന്ന അവകാശമില്ല. അവനു സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ല. അതവനു നിഷേധിക്കപ്പെടുന്നതാ പക്ഷെ ഭാരതത്തിനേ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ഓരോ പൗരനും എന്താപറയേണ്ടത് ഉന്നത തലത്തിൽ പോലും ഉള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കാനായിട്ട് നമുക്ക് പങ്കു തരുന്നു എന്നതാണ് ഈ തിരഞ്ഞെടുപ്പി ലൂടെ നമ്മളുടെ ജനാധിപത്യ രാജ്യം കാണിക്കാനായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും. വളരെ ശരിയാണ് ആ പറഞ്ഞത്. ശരിയെന്നാ. എന്നെ വിളിക്കുന്നുണ്ട് ഇവിടത്തെ കുട്ടികള് . ഇതിലേക്ക് പങ്ക് ചേരാനായിട്ട്. ഞാൻ പോയിട്ട് വിളിക്കാം,